അതായത് ഈ CMA ന്നു പറയപ്പെടുന്നത് മൂന്ന് stage ആണ് Foundation പിന്നെ CMA ഇന്ത്യ ഉണ്ട് CMAUSA ഉണ്ട് CMA ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ indian company കൾക്ക് ആണ് CMAUSA എന്ന് പറഞ്ഞാൽ ഈ multi national companies ഉണ്ടാവില്ലേ പുറത്തുള്ളത് അവര്ക് വേണ്ടീട്ടാ അപ്പൊ പോയി CMA ഇന്ത്യ എന്ന് പറഞ്ഞാല് മൂന്നു group ആണ് ഏകദേശം Foundation Intermediate final അപ്പൊ ഞാനിപ്പോ degree complete ആക്കുവാണെങ്കില് എനിക്ക് Foundation ഏർ ആഹ് ആവശ്യമുണ്ടാ ആവശ്യമില്ല intermediate ലു ഏകദേശം എട്ട് paper ആണ് final ലു എട്ടു paper അങ്ങനെ ആണേ രണ്ട് ഈ Intermediate ലും final ലും രണ്ട് group ആയിട്ട് മൊത്തം എട്ടു paper ആണ്

ഓ അങ്ങനെയുണ്ടോ exam ന് മുമ്പ് training നു പോണം Intermediate കഴിഞ്ഞാല് അതെ അതെ Intermediate ല് രണ്ട് group ആയിട്ട് എട്ടു paper കഴിഞ്ഞാല് പിന്നെ ഒരാ മറ്റേ ഒരു ഒരു വ്യക്തിക്ക് final എഴുതണന്നുണ്ടെങ്കിലു അദ്ദേഹം ഒന്നര കൊല്ലം industrial training നടത്തും അതായത് articleship complete ആക്കണം ന്നു ഈ CMA ൻ്റെ exam നടത്തുന്നത് ICMAI ആണ് അതായത് institute of cost management accountant of accountant of india

ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ കുറച്ച് ഏർ അത് challenging ആയിട്ടുള്ള ഒരു course ആണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഒരു CMA ൻ്റെ ഒരു പിന്നെ result വന്നിരുന്നു ഏകദേശം പത്ത് പത്ത് percentage മാത്രമാണ് അതിൻ്റെ pass percentage ഓ അപ് okay okay അപ്പൊ ഈ ഏർ CACA എങ്ങനെയള്ളത് CMACA ന്ന് പറയുമ്പോ CA ക്ക് ഏകദേശം CA ൻ്റെ ഒരു എഴുപതു ശതമാനം syllabus മാത്രമേ CMA കുള്ളൂ ഏറ്റവും കൂടുതൽ challenge ആയത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒന്നുകൂടി hardwork എടുക്കേണ്ടി വരുന്നത് CA ആണ് CA ക്ക് ഏകദേശം അത്യാവശ്യം നന്നായിട്ട് ഇരുന്നു പഠിക്കേണ്ടതുണ്ട് ഓ okay okay അതുപോലെതന്നെ അല്ലെ ഈ അതുപോലെ എന്നെ UPSCUPSC ക്കു എപ്പോഴേലും try ചെയ്തിട്ടുണ്ടോ

ഏർ കാണാതെ പഠിച്ചിരുന്നു പിന്നെ degree ക്ക് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടും പിന്നെ നമ്മക്ക് രണ്ടും maintain ചെയ്തിട്ട് അതായത് PSC കുള്ള പഠനവും degree യും ഒപ്പം maintain ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലന്നു അങ്ങനെ ഞാന് PSC ട്ടുള്ള പഠനം നിർത്തി നിർത്തിവച്ചു പിന്നെ degree പിന്നെ sem ഒക്കെയായിരുന്നു ഇപ്പൊ എനിക് അങ്ങനെ തോന്നുന്നു PSC ആയിട്ട് വെല്യ touch ഒന്നുമില്ല ഏകദേശം plus two ആ സമയത്ത് വല്ല exam വന്നാൽ എനിക്ക് എഴുതണം ന്നു ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്പോ എനിക്ക് വലിയ touch ഇല്ലാത്തതുകൊണ്ട് ഞാൻ exam എഴുതണംന്നു വല്യ ഒരു ആഗ്രഹൊന്നും ഇല്ല

അതിൽക്ക് അങ്ങനെ book ഒക്കെ collect ചെയ്ത് materials ഒക്കെ വാങ്ങി ആഹ് ഒരു vendor ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉം ആഹ് challenging ആയിട്ടുള്ള course തന്നെയാണ് course തന്നെ section ആണല്ലോ അത് അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു exam കളിൽ ഏർ ഏർ പിന്നെ മികച്ചതും അതുപോലെതന്നെ ഒരു tough ആയ exam കളിൽ ഒന്നാണ് UPSC ന്നു തോന്നുന്നു എനിക്ക് തന്നെ ഒരു എൻ്റെ ഒരു മാമൻ്റെ കുട്ടിയുണ്ട് മൂപ്പ അവനു മറ്റേ മ്മുടെ ഉം ഏർ ആർ railway ൻ്റെ ഒരു exam എഴുതീട്ട് പ്പോ ഒരു station master ആയിട്ട് ജോലി കിട്ടി കിട്ടിക്കുണു ചെന്നൈയിലാണ് കേറിയിട്ടില്ല പിന്നെ exam ഒക്കെ എഴുതി physical ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുണ്ട് ഇനിയിപ്പോ പിന്നെ അത് memo വരാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം pass ആയിട്ട് ഇനിയിപ്പോ ചെന്നൈയിലാണ് ന്നു പറയുന്നുണ്ട് station master ആയിട്ട് ഉം ഉം അത് central central ലു ജോലി ആവുഅല്ലോ അല്ലെ അതെ അതെ അത് central goverment ആണ് RRBrailway recruitment board ആണ്ന്നാണ് ഉം നല്ലൊരു exam ആയിരുന്നു അപ്പോ ഇത് കണ്ടിട്ട് എൻ്റെ പിന്നെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് പിന്നെ അവൻ്റെ പോലെ പഠിക്കാനൊക്കെ ക്ഷേ എനിക്ക് ഇങ്ങനെ accounting course ഒക്കെ എടുത്തിട്ട് നടക്കാനാണ് ഇഷ്ടം എനിക്ക് താ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനി ഏർ ഇരിക്കണം ന്നു ആഗ്രഹം ഉണ്ട് പക്ഷെ ഞാനൊരു risk എടുക്കാൻ തയ്യാറല്ല നമുക്ക് ഇഷ്ടമുള്ള course നമ്മൾ എടുക്കേണ്ടെ അതിൽക്കൂടെ നമ്മൾ പോകുമ്പോഴാണ് എന്ത് വെച്ചാല് നമുക്ക് നാളെ മറ്റന്നാ ജോലി ഏർ നമ്മുടെ മൈ mind ലു ഇങ്ങനെ ഉണ്ടാവുമല്ലോ ചെറുപ്പം മുതലേ നമ്മൾ ആ ജോലി ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടായിരിക്കും അത് പഠിക്കാനിരിക്കണത് ഉം ഏർ അത് സാല salary എന്നുള്ളത് ആഹ് ഉപരി അപ്പുറത്തായിട്ട് അതിനെക്കാട്ടിലും മുകളിലായിട്ട് നമുക്ക് ആ ജോലി അല്ലെങ്കിൽ അതിനോട് ഒരു ഒരു ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ പ്പോ ഇ course ഇത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമ്മൾ എടുക്കുന്നത് അതെ അതെ എനിക്ക് എനിക്ക് അതാണ് ഞാന് salary നോക്കുന്നില്ല എനിക്ക് ഏറ്റവും അങ്ങനെ ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ office ൽ ഭയങ്കര ഇഷ്ടമാണ് അതായത് അങ്ങനെ നമ്മള് cinema യില് ഒക്കെ കാണൂലെ ഇങ്ങനെ കറങ്ങണ കസേരയിൽ ഇങ്ങനെ AC എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ lap ൽഒക്കെ ഇങ്ങനെ work ചെയ്യുന്നത് okay okay ഇവിടെ ന നമുക്കും Office ഉണ്ട് അവിടെ Work ഉണ്ടാവാറുണ്ട് അപ്പൊ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും വിളിക്കുണ്ട് ആഹ് okay okay തീർച്ചയായിട്ടും എനിക്ക് അങ്ങനത്തെ work ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എൻ്റെ ഒരു ഇഷ്ടം ന്നു പറഞ്ഞാ ഈ accounting course എടുത്തിട്ട് ഇപ്പൊ ഞാന് commerce student എന്ന നിലയില് ഇങ്ങനെ ഒരു ഞാൻ b. com പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ഭാവി CMA എടുത്താല് ഒരു touch ഉണ്ട് ഞാന് ആ അ അതിലത്തെ subject നോക്കിയപ്പോ ഇത് ക്ഷെ B. com ൻ്റെ മാതിരി തന്നെ വരുന്നത് പിന്നെ ഒന്ന് deep ആയിട്ടു മാത്രേ പഠിക്കാൻ ഉണ്ടാവുള്ളു okay okay okay അപ്പൊ എന്തായാലും ഞാൻ എന്ത് ചെയ്യാ contact ചെയ്യാ നമ്മക്ക് ഏർ എണ്

okay ശരി

ഹലോ നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് തുടർ വിദ്യാഭ്യാസ പരിപാടികളെ കുറിച്ചാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തി വരുന്ന പരിപാടി ആണ് തുല്യതാ പരിപാടി സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ബഹുമുഖ തുടർ വിദ്യാഭ്യാസ പദ്ധതികളിൽ ശ്രദ്ധേയവും ജനകീയവുമാണ് തുല്യതാ പരിപാടി ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കാത്തവരും സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ ഇടയ്ക്ക് വച്ച് പഠനം നിർത്തേണ്ടി വരുമായ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു സംരംഭമാണിത് ഔപചാരിക നാല് ഏഴ് പത്ത് ഹയർ സെക്കൻഡറി Course കൾക്ക് തുല്യമായ പഠന Course കളാണ് സാക്ഷരതാ മിഷൻ ഇപ്പോൾ നടപ്പാക്കി വരുന്നത് തുല്യതാ നാലാംതരം തുല്യതാ പരിപാടിയിലെ ഒന്നാം ഘട്ടമാണ് നാലാംതരം തുല്യതാ പഠനം നവ സാക്ഷര സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളാൽ ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ കഴിയാതെ പോയവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന്

അവസരം ഒരുക്കുക എന്നതാണ് നാലാംതരം തുല്യതാ പരിപാടിയിൽ ലക്ഷ്യം വച്ചിരുന്നത് പതിനഞ്ചിനും നാൽപത്തിയഞ്ചിനും മദ്ധ്യേ

എന്നീ വിഷയങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുളളത് Course ദൈർഘ്യം ആറുമാസം പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് തുല്യതാ Certificate നൽകും വിജയികൾക്ക് സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം തരം തുല്യതയിൽ ചേരാം അതുപോലെ തന്നെ അതുല്യം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപാക്കിയ അതുല്യo സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി രണ്ടംഗം യുടെ ഭാഗമായി നാലാതരം പൊതു പരീക്ഷ നടത്തി ആകെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടുപേർ വിജയിച്ചു

കൊല്ലം ഇടുക്കി പാലക്കാട് ജില്ലകളിൽ നിന്ന് ആയിരത്തി എഴുനൂറ്റി അമ്പത്തി അഞ്ച് തമിഴ് പഠിതാക്കളും കാസർക്കോട് ജില്ലയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപത്തി രണ്ട് പഠിതാക്കളും പരീക്ഷ എഴുതി സംസ്ഥാനത്തെ ആറായിരത്തി അറുനൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങളിലായി നടന്ന പരീക്ഷയുടെ എല്ലാ വിജയങ്ങളും സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആഹ് മുൻസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലെ മൂല്യനിർണ്ണയ Camp കളിൽ പരീക്ഷ നടന്നത് മലയാളം അതു പോലെ തന്നെ ഗണിതം നമ്മളും നമുക്ക് ചുറ്റും ഇംഗ്ലീഷ് വിഷയങ്ങളിൽ Camp കളിൽ പരീക്ഷ നടന്നത് വിജയിപ്പിച്ചവർക്ക് സംസ്ഥാന തുല്യതാ Board അംഗീകരിച്ച Certificate നൽകി വിജയികൾക്ക് സാക്ഷരതാ മിഷൻ ഏഴാംതരം തുല്യതാ Course ന് ചേരാം തുല്യതാ ഏഴാംതരം നാലാം ക്ലാസ് തുല്യതാ പാസായവർക്ക് ഇടയ്ക്ക് വച്ച് പഠനം നടത്തിയവർക്ക് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് കൊഴിഞ്ഞ് പോയവർക്കും വേണ്ടിയാണ് ഏഴാംതരം തുല്യതാ പരിപാടി നിശ്ചിത പ്രായപരിധി നിഷ്കർക്കു ഇല്ലെങ്കിലും പതിനഞ്ച് നാൽപത്തിയഞ്ച് പ്രായകാർക്കാണ് മുൻഗണന ഏഴ് മാസം ദൈർഘ്യമുള്ള ഈ Course മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സാമൂഹിക ശാസ്‌ത്രം അടിസ്ഥാന ശാസ്‌ത്രം

Register ചെയ്ത ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ വിജയിച്ചത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പേർ മാത്രമാണ് വിജയിച്ച ആളുകൾ പത്താംതരം തുല്യതാ Course സംസ്ഥാന സാക്ഷരതാ മിഷൻ തുടക്കം കുറിച്ച പത്താംതരം തുല്യതാ Course രാജ്യത്തിൻ്റെ അനൗപചാരിക വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയ ചുവട് ആണ് കേരളാ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സാക്ഷരതാ മിഷനും ചേർന്ന് നടത്തിയത് ഈ Course ഔപചാരികവിദ്യാഭ്യാസം മുടങ്ങിയവർക്ക് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ഒരു മടക്കയാത്രയ്‌ക്ക് അവസരം ഒരുക്കി രണ്ടായിരത്തി ഏഴിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ

ആഗസ്റ്റ് മാസത്തിൽ പരീക്ഷ നടത്തുമ്പോൾ പരീക്ഷകൾക്ക് നേതൃത്വം നൽകുന്നത് പൊതു പരീക്ഷാ Board പരീക്ഷ നടത്തുന്നത് Grading സമ്പ്രദായത്തിൽ ഏഴാം Batch വരെ Register ചെയ്ത പഠിതാക്കൾ Course ലക്ഷ്വദ്വീപിലും നടത്തുന്നു

എന്നിവടങ്ങളിലും നടത്തി വരുന്നുണ്ട് പത്താംതരം തുല്യതാ Course പത്താം Batch രണ്ടായിരത്തി പതിനാറിലാണ്

വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം തമിഴ് കന്നഡ ഭാഷയിൽ പത്താംതരം തുല്യതാ Course ആരംഭിച്ചു പാഠപുസ്തകങ്ങൾ SCERT യുടെ നേതൃത്വത്തിൽ തമിഴ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി മാതൃഭാഷ പഠനത്തിനായി തമിഴ് പഠനത്തിനായി പാഠപുസ്തകം തയ്യാറാക്കുകയും ചെയ്തു ഇതോടെ ഞാൻ ഈ വിഷയത്തെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്ക്കാരം

ഞാൻ ഒരു പെരുന്നാൾ ദിവസായിട്ട് ഉണ്ടാക്കിയ ഒരു വിഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഇന്ന് ഒരു chicken biriyani യാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയ ingredients എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇടത്തരം കോഴി വലിയ കഷ്ണങ്ങളാക്കിയത് ഒന്ന് ബസ്മതി ബസ്മതി മതിയായിരിക്കും അല്ലെങ്കിൽ ബിരിയാണിയായി ബിരിയാണി അരി ആയാലും മതി ഏതായാലും ബിരിയാണി അരി ഒരു kilo സവാള നീളത്തിൽ അരിഞ്ഞത് രണ്ട് cup വെളുത്തുള്ളി പതിനഞ്ച് അല്ലി ഇഞ്ചി

വെള്ളം എട്ടു glassvanaspathi എട്ടു spoon വിനാഗിരി നാല് spoon നെയ്യ് നാല് spoon ഏലയ്ക്ക ആറ് എണ്ണം കറുവാപ്പട്ട ഗ്രാമ്പു ആറെണ്ണം തക്കാളി നാലു cup സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് നാല് cup മല്ലിയില പുതിനയില ഒരു പിടി വീതം അണ്ടിപ്പരിപ്പ് ക്രിസ്‌മിസ്‌ kismis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 അണ്ടിപ്പരിപ്പ് kismis രണ്ടു cup സവാള എന്നിവ എണ്ണയിൽ വറുത്ത് കോരി വേറെ വെക്കുക നാല് മുതൽ വേറെ വേറെ വെക്കുക വെളുത്തുള്ളി ഇഞ്ചി രണ്ട് inch നീളത്തിൽ പച്ചമുളക് കു കുരുമുളക്പൊടി എന്നിവ പൊടിച്ചെടുക്കുക

കറുവപ്പട്ട ഏലയ്ക്ക കനം കുറച്ച് അരിഞ്ഞ നാല് cup സവാള എന്നിവ ചേർത്ത് വഴറ്റുക നിറം മാറുന്ന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 അളവു വെള്ളം ഒഴിച്ച് അരിയിടുക ശേഷം പുതിനയില മല്ലിയില എന്നിവ വിതറി cooker അടക്കുക ആവി വന്നു കഴിഞ്ഞാൽ cooker ന്റെ weight എടുത്ത് ആദ്യ whistle കേൾക്കുമ്പോൾ തീ കുറയ്ക്കുക അഞ്ച് minute കഴിഞ്ഞ് തീ കെടുത്തിയ ശേഷം പത്ത് minute കാത്ത് അടപ്പ് തുറക്കാം മുട്ട വട്ടത്തിൽ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 അലങ്കരിക്കാവുന്നതാണ് അടുത്തതായി ഞാൻ ഒരു pulav ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് egg pulav പെരുന്നാക്കാ പെരുന്നാൾ ഭക്ഷണമായിട്ടാണ് ഞാൻ അതുണ്ടാക്കുന്നത് egg pulav മുട്ട പന്ത്രണ്ടെണ്ണം ബസ്മതി അരി അര kilo പച്ച പട്ടാണി കാൽ kilo വെളുത്തുള്ളി എട്ട് അല്ലി പച്ചമുളക് ആറെണ്ണം സവാള അര kilo കുരുമുളക് പന്ത്രണ്ട് എണ്ണം ഗ്രാമ്പു എട്ടെണ്ണം കറുവപ്പട്ട രണ്ട് inch കഷ്ണം cuscus ഒരു tablespoon ജീരകം ഒരു tablespoon മൈദ ഒരു tablespoon മുളക്പൊടി അര teaspoon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 മല്ലിയില ഇരുപത് gram ഉരുളൻ കിഴങ്ങ് ഉരുക്കിയ നെയ്യ് ഇരുപത് gram ഉപ്പ് മൂന്ന് tablespoon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 എന്നിവ ചേർത്ത് രണ്ട് minute വറുക്കുക പിന്നെ അരിയിടാം അരിയുടെ ഇരട്ടി വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കുക എണ്ണ ചേർക്കാതെ കുരുമുളക് നാല് ഗ്രാമ്പു ഒരു inch കറുവപ്പട്ട cuscus ജീരകം മൈദാ എന്നിവ ചീനച്ചട്ടിയിൽ വറുക്കുക എന്നിട്ട് ഇവ വെളുത്തുള്ളി രണ്ട് സവാള പുളി തേങ്ങ എന്നിവയുമായി

ചേർത്ത് വേവിക്കുക എന്നിട്ട് മാറ്റിവെക്കുക മുട്ട പുഴുങ്ങി തോടു കളഞ്ഞ് മുക്കാൽ ഭാഗവും കാൽ ഭാഗം എന്ന തോതിൽ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 അരിഞ്ഞ പച്ചമുളകും ചേർക്കേണ്ടതാണ് ഒരു minute ഇളക്കിയ ശേഷം മുളക്പൊടിയും മഞ്ഞൾപൊടിയും ചേർക്കുക വീണ്ടും ഇളക്കി വേവിച്ച പച്ച പട്ടാണിയും

അരിഞ്ഞ മല്ലിയില ചേർത്ത് ഇളക്കിയ ശേഷം വാങ്ങി വെക്കുകയാണ് നന്ദി നമസ്കാരം ഇത്രയും രുചികരമായ ഒരു വിഭവം നിങ്ങൾ തയ്യാറാക്കുക ഭയങ്കര tasty യും മാണ് നിങ്ങൾ try ചെയ്യാൻ മറക്കരുത് വയ നല്ല ഗുണകരവും സ്വാദിഷ്ടവുമായ ഒരു വിഭവം തന്നെയാണ് വീട്ടിൽ നിങ്ങൾ try ചെയ്യണം വലിയ function ഒക്കെ ഉണ്ടാകുമ്പോൾ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

നല്ല സ്വാദിഷ്ടവും രുചികരവുമായ

hello എന്തൊക്കെടാ വിശേഷം എന്താടാ സുഖാണ് അങ്ങനെ പോണു എ എന്തൊക്കെയാ അന്റെ വിശേഷം എന്താ കൊഴപ്പല്ല നോമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോണ്ട് ദിവസങ്ങനെ കഴിച്ച്കൂട്ടി പോണ്ട് ഇനി ഇപ്പൊ പയിനാലാമത്തെ നോമ്പൊക്കെ ആയില്ലേ പതിമൂന്നാമത്തെ അല്ലെ ഇപ്പൊ നാളെ വെരിന്നത് ഏർ എന്താണ് നോമ്പിന്റെ വിശേഷണങ്ങള് അവിടെ നോമ്പിന്റെ situation എന്താ നോമ്പ് ഞങ്ങള് കാര്യായിട്ട് കളിക്കല് cricket ആണ് നോമ്പേണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങള് cricket തൊടങ്ങും പിന്നെ football കയിഞ്ഞ season വേരെ ഞങ്ങള് football അന്ന്യ കളിചിന്നത് football നെ കുറിച്ചിട്ടെന്താ അന്റെ അഭിപ്രായം football ന കുറിച്ചിറ്റ് അഭിപ്രായന്ന് പറയാൻ പ്രതേകിച്ചോന്നുല്ലാ മ് അത് അത്യാവശ്യം ഏർ ഈ ലോകത്തെന്നെ ലോകോത്തര match ആന്ന് നമ്മക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യാണ് football football ന കുറിച്ച് പറയാ പറയാന്നിന്നിണ്ടെകി ഓ ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ഈ world cup കളിക്കിണ്ടെന്നാ എന്റെ ഒരി വിചാരം എന്തെച്ചഴിഞ്ഞാല് ഇന്ത്യനേ പോലുള്ളോര് മഹാ രാജ്യം ഈ football ല് തീരെ വളർന്നില്ല അയിനിള്ള കാർണം എനിക്ക് തോൺന്നത് ഇന്ത്യ അത്രക്ക് supporting ചെയ്യിന്നില്ല ഈ ഏർ പറഞ്ഞ football team നെ എന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം എന്താണ് അയിനെക്കുറിച്ച് നിനക്ക് പറയാള്ളത് ഈ പർണ്ണാ ആ കാര്യം തന്യ എനിക്കും പറയാനില്ലത് എന്തെച്ചഴിഞ്ഞാല് നമ്മക്ക് ഇന്ത്യ ഇന്ത്യല് കളിക്കാരില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല നല്ല players ഇന്ത്യയിൽ ഇണ്ട് പക്ഷേ ഓല വാർ ത്തെടുക്കാൻ പറ്റിയെ ആൾക്കാര് നമ്മളെ ഇന്ത്യയിലില്ല അതാണ് അവർടെ ഏറ്റവും വലിയ പ്രശ്നായിട്ട് ഇന്റെ ഒരഭിപ്രായത്തില് അങ്ങൻതന്നെ ആണ് പറയാനില്ലേ പക്ഷേ അന്റെ team ല് രാജ്യാന്തര team ല് അന്റെ team ഏതാണ് രാജ്യാന്തര team ഇൽ ഇൻറെ team എന്ന് പറയാണെങ്കി ഞാന് സത്യം പറഞ്ഞ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ fan അപ്പൊ അദ്ദേഹം ഇപ്രാവശ്യം world cup ഇൽ നിന്ന് പടിയേറങ്ങി എന്നാണ് ഏറെക്കൊറെ അറിയാൻ കഴിഞ്ഞത് കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു ഏർ ആ ഏർ ഒരു legend ഏർ അദ്ദേഹം നമ്മിടെ team ന്ന് എറങ്ങി പോണ ഒരു രംഗം അത് സഹിക്കാൻ കഴിയാത്ത ഒരു രംഗം തന്നെ ആണ് അതദ്ദേഹം ഓ വളരെ സങ്കടത്തൊക്കെ കരഞ്ഞുകൊണ്ടാണ് ground ഇൽ നിന്ന് കേറിയത് കാരണം അദ്ദേഹത്തിന്റെ coach ആ team ന്റെ coach ആയ ആ coach ന്റെ ഒറ്റ ഒരു അഹങ്കാരം കൊണ്ട് മാത്രമാണ് ആ കളി

റ്റു എന്ന് തന്നെ നമ്മക്ക് പറയാം മൊറോക്കനോട് നമ്മക്ക് അടിയറവ് പറയേണ്ടി വന്നത് മൊറോക്ക എന്ന team അത് അവരുടെ diffending കൊണ്ട് മാത്രം ജയിച്ച team പോലെ പോലൊരു team ആണ് ഒരു കഷ്ടകാലത്തിന് ഒരു goal ഞങ്ങൾക്ക് വീണതു കൊണ്ട് മാത്രമാണ് ഈ ലോകകപ്പില് പോർച്ചുഗൽ പോർച്ചുഗീസിന്‌ പൊറത്താകേണ്ടി വന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത round വരെ എങ്കിലൊക്കെ പോവുന്ന ഒരു team തന്നെ ആയിരുന്നു എന്ന നമ്മക്ക് അറിയിന്ന ആണ്